വായു ഭൂമി വെള്ളം ഇവയെ വായുമണ്ഡലം ഖരമണ്ഡലം ദ്രവമണ്ഡലം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു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 വെള്ളത്തിലേക്കും വായുവിലേക്കും മടങ്ങി പോവുകയും ചെയ്യുന്നു ഇത്തരം പ്രവർത്തനത്തിന് ഊർജ്ജം വേണമല്ലോ ഊർജ്ജം സൂര്യനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സൂര്യനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഊർജ്ജത്തെ ഹരിത സസ്യങ്ങൾ അഥവാ നിർമ്മിക്കുന്ന ഭക്ഷണ തന്മാത്രകൾ ശേഖരിച്ചു വെക്കുന്നു ഭക്ഷണം എന്ന് നാം പേർ പറയുന്ന സാധനമുണ്ടല്ലൊ അത് carbonhydrogenoxygen nitrogen മുതലായ മൂലകങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുണ്ടാക്കുന്നതാണ് തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തുന്നത് ഊർജ്ജമാണ് ഈ ഭക്ഷണം സസ്യങ്ങൾ ഉപയോഗിച്ചാലും ഈ ഊർജ്ജം വിടുതൽ ചെയ്യപ്പെടും ഈ ഊർജ്ജത്തെ ഉപയോഗിക്കാം സസ്യങ്ങളെ ജന്തുക്കൾ ഭക്ഷിച്ചാലും സസ്യങ്ങളെ ഭക്ഷിക്കുന്ന ജന്തുക്കളെ മറ്റു ജന്തുക്കൾ ഭക്ഷിച്ചാലും ഭക്ഷണത്തിലെ ഊർജ്ജം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

അതുകൊണ്ട് തന്നെ ഹരിത സസ്യങ്ങളെ പ്രകൃതിയിലെ ഉൽപാദകർ എന്ന് വിളിക്കുന്നു ഈ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ജീവികളെയും ഉപഭോക്താക്കൾ എന്നും വിളിക്കുന്നു ജീവശരീരത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ വീണ്ടും മണ്ണിലേക്കും വെള്ളത്തിലേക്കും വായുവിലേക്കും തിരിച്ചുപോകും എന്ന് മുമ്പേ പറഞ്ഞു ഈ തിരിച്ചുപോക്ക് സാധിക്കുന്നത് മൂന്നാമത് ഒരിടം ഈ തിരിച്ചുപോക്ക് സാധിക്കുന്നത് മൂന്നാമതൊരു കൂട്ടം ജീവികളുടെ സഹായത്തോടെയാണ് ഈ ജീവികളെ വിഘാടകർ എന്നാണ് പറയുക ഉൽപാദകരും ഉപഭോക്താക്കളും വിഘാടകരും അടങ്ങിയ അതായത് ഭൂമിയിൽ ജീവൻ തങ്ങിനിൽക്കുന്ന സ്ഥലത്തിന് ജീവമണ്ഡലം എന്ന് പറയാറുണ്ട് ഇന്നത്തെ അറിവ് വെച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജീവൻ തങ്ങി നിൽക്കുന്ന ഒരേ ഒരു ഇടം നമ്മുടെ ഭൂമി മാത്രമാണെന്നും ഓർക്കുക ജൈവമണ്ഡലത്തെ മറ്റൊരു രീതിയിൽ സമീപിച്ചാൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു വ്യവസ്ഥയായി കാണാം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

മൃതശരീരങ്ങൾ എന്നിവ വിഘാടകരാൽ ജൈവ മണ്ഡലത്തിലേക്ക് കേവല പദാർത്ഥങ്ങൾ ആക്കി മടക്കി കൊടുക്കുന്നു മടക്കിക്കൊടുക്കുന്നു പ്രകൃതി

ഉദാഹരണം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 കാട് പുൽമേട് മരുഭൂമി സമുദ്രം കായൽ പുഴ അരുവി കുളം തടാകം ചതുപ്പ് എന്നൊക്കെ പറയുന്നത് ഓരോ eco വ്യൂഹമാണ് ഓരോന്നിനും ജൈവ മണ്ഡലത്തിന്റെ സ്വാഭാവിക ഘടകങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും കാടിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിനുള്ള Bacteria മുതൽ ഭീമാകരമായ മരങ്ങൾ വരെയുള്ള സകല ഹരിത സസ്യങ്ങളും ഉത്പാദകരിൽ പെടും കൃമികീടങ്ങൾ മുതൽ ആന വരെയുള്ള ജന്തുക്കൾ ഉപഭോക്താക്കളാണ് പൂപ്പലുകളും കൂണും ചിലതരം Bacteria കളും ചില വണ്ടുകളും ഞാഞ്ഞൂലും എല്ലാ വിഘാടകരും ഈ മൂന്ന് കൂട്ടക്കാരും ചേർന്ന് സഹകരിച്ചും മത്സരിച്ചും പ്രതി പ്രവർത്തിച്ചും ഒക്കെ ഒരു സന്തുലിതാവസ്ഥയിൽ കഴിഞ്ഞു വരികയാണ് ഓരോ eco വ്യൂഹ വ്യൂഹവും ജൈവ മണ്ഡലത്തെയും eco വ്യൂഹങ്ങളെയും ഉപഭോക്താക്കളെയും എല്ലാം പറഞ്ഞിട്ടും ഇതേവരെ മനുഷ്യനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ മനുഷ്യനും പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അവൻ ഒരു ഉപഭോക്താവാണ് കാരണം ഭക്ഷണം തേടേണ്ടിയിരിക്കുന്നു ജീവിക്കാൻ പക്ഷേ മനുഷ്യന് ഭക്ഷ്യ ശൃംഖലയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥാനമില്ല അവന് സസ്യഭു സസ്യഭൂഗോ ഭുക്കായും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 അവന് ജൈവമണ്ഡലത്തിലെ മറ്റെല്ലാ ജീവജാലങ്ങളെയും ചൊൽപ്പടിക്കും നിർത്താം മനുഷ്യൻ എന്ന ഒരൊറ്റ ജീവി മാത്രമാണ് തൻറെ ചുറ്റുപാടുമായി ബോധപൂർവ്വമുള്ള പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് മറ്റെല്ലാ ജീവികളും അജൈവന വസ്തുക്കൾക്ക് പോലും ചുറ്റുപാടുമായും അന്യോന്യം പ്രതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ബോധപൂർവ്വം അല്ല പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കിയ അവയെ മുൻകൂട്ടി കണ്ടു തനിക്കു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ബോധപൂർവ്വമായ പ്രവർത്തനം മനുഷ്യൻ അനന്തമായ പ്രപഞ്ചത്തെ പറ്റി എല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും അവന്റെ ജീവിതത്തെ നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവൻറെ തൊട്ടടുത്തുള്ള ചുറ്റുപാടാണ് മനുഷ്യൻ തന്റെ ചുറ്റുപാട് ഏറ്റവും സൗകര്യപ്രദമാക്കാൻ സുഖകരമാക്കാൻ അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ പഠിച്ചു അവൻ വൻതോതിൽ കാടുകൾ നശിപ്പിച്ചു നഗരങ്ങൾ നിർമ്മിച്ചു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 തടാകങ്ങളും ചതുപ്പ് നിലങ്ങളും വറ്റിച്ചും ജലാശയങ്ങൾ മലിന മലിനപ്പെടുത്തി മൃഗങ്ങളെ വേട്ടയാടി നശിപ്പിച്ചു മനുഷ്യൻ ജൈവമണ്ഡലത്തിൽ വൻതോതിൽ ഇടപെടാൻ തുടങ്ങിയത് കൃഷിയിൽ കൂടിയാണ് പ്രകാശസംശ്ലേഷണ പ്രക്രിയ വർദ്ധിപ്പിക്കുകയും ജലസേചനം രാസവളങ്ങൾ കീടനാശിനി എന്നിവയിൽ കൂടിയും മനുഷ്യൻ ജൈവ മണ്ഡലവുമായി കൂടുതൽ ഇടപെടാൻ തുടങ്ങി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

നദികളുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തി തടാകം സൃഷ്ടിക്കുകയും അതുവഴി ജലജീവികളുടെ ജീവിത രീതികൾ അപകടപ്പെടുത്തുകയും ചെയ്തു രോഗകാരികളായ പ്രാണികളുടെ അമിതമായ വർദ്ധനവിന് കാരണമായി ജലസംഭരണി വന്നത് മൂലം വർഷം തോറും നദീതടങ്ങളിൽ അടിഞ്ഞു ചേർന്നിരുന്ന ശ്രേണി ലഭിക്കാതായി കൃഷിയിടങ്ങൾക്ക് പോഷകം ലഭിക്കാതായി വേണ്ടത്ര വൈദഗ്ദ്യമോ വിവരമോ ഇല്ലാത്തവർ പ്രകൃതി നിയമങ്ങൾ മാറ്റാൻ ശ്രമിച്ചപ്പോൾ

ചാഴിക്കും എതിരായി ഇത് വ്യാപകമായ തോതിൽ ഉപയോഗിച്ചു ഉപയോഗിച്ചു വന്നു പെട്ടെന്നുള്ള നേട്ടത്തിൽ ആളുകൾ സന്തോഷിച്ചു പക്ഷേ ദീർഘ കാലാടിസ്ഥാനത്തിൽ ദോഷങ്ങൾ ഭയങ്കരമായിരുന്നു കീടനാശിനികൾക്ക് പ്രതിരോധ ശക്തിയുള്ള കൃമികീടങ്ങൾ ഉണ്ടായി ഇതോടെ ഞാനെന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം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 നമ്മുടെ കേരളത്തിൽ നിന്നും ഡൽഹിലേക്ക് യാത്രയിണ്ട് ഞാന് ഷൊർണ്ണൂരിൽ നിന്നായിരുന്നു യാത്ര തുടങ്ങിയത് ഞങ്ങൾ കൊറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ഡൽഹി യാത്ര ഞങ്ങള് മൂന്നു പേരുമായി ഒന്ന് ഡൽഹി വരെ പോവാനുള്ള ആഗ്രഹമായി കൊറേ കാലമായി നടക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങടെ exam കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിലേക്ക് യാത്ര പോകുകയാണ് അഹ് ഡൽഹിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ അല്ല ഇവിടെ പറയുന്നത് ഡൽഹിയിലേക്ക് യാത്ര പോയപ്പോൾ train നിൽ അവിടെയെത്തുന്നതുവരെയും അവിടെനിന്ന് train നിന്ന് ഇവിടെക്ക് എത്തിയതു വരെയുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏർ ഞങ്ങള് train നിൽ ticket book ചെയ്‌തിരുന്നു ഒരു മൂന്ന് ദിവസം മുമ്പ് പക്ഷെ അത് നിർഭാഗ്യവശാൽ waiting list ൽ ആയിരുന്നു ഏർ reservation നിൽ ticket waiting list ൽ ആയിരുന്നു അത് ഏർ train എത്തുന്നതിന് ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് cancel ആവുകയും ചെയ്‌തു അപ്പോ ഞമ്മളാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞതാണ് ഡൽഹിയിൽ പോവാണ് ticket ക്കെ എടുത്തു നാളെ പോവാണ് അല്ലെങ്കിൽ മറ്റന്നാ പോവാണ് എന്ന് പറഞ്ഞതായിരുന്നു അപ്പോ പിന്നെ ഞമ്മള് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഞമ്മൾ എന്തായാലും ഏർ ഷൊർണ്ണൂർ railway station നിൽ എത്തി അവിടെ എത്തിയതിനു ശേഷം generalticket എടുത്തു നേരെ ഡൽഹിയിലേക്ക് രണ്ടും കൽപ്പിച്ച് ഞമ്മള് general ticket എടുത്ത് പോവുകയാണ് അങ്ങനെ മൂന്നേകാലിന് പറഞ്ഞ train എത്തുന്നത് നാലെയിരുപതോളം ആയിരുന്നു ഒരു മണിക്കൂർ delay ആയിരുന്നു അങ്ങനെ നമ്മൾ train വന്ന് നമ്മൾ ഏർ യാത്ര തുടങ്ങി അപ്പോ ദൂരെക്കുള്ളതാണല്ലോ അതു കൊണ്ട് തന്നെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു general compartment ആയതു കൊണ്ട് നല്ല തിരക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏർ കേറിയ ഉടനെയൊന്നും ഞങ്ങക്ക് seat ലഭിച്ചില്ല ഞങ്ങൾ മൂന്നുപേരും leggage എല്ലാം പിടിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ തിരൂര് കഴിഞ്ഞ് കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂര് എത്തിയപ്പോഴേക്കാണ് എനിക്ക് seat കിട്ടിയത് അങ്ങനെ ഞാന് ഇരുന്നു അപ്പൊ എൻ്റെ കൂട്ടുകാരൻ ഷമ്മാസിൻ്റെയും നിയാസിൻ്റെയും bag എൻ്റെ കയ്യിൽ തന്ന് അങ്ങനെ അവർ രണ്ടു പേരും നിന്നു ഞാന് എൻ്റെ മടിയിൽ bag ഉം വെച്ച് ഞാൻ ഇരുന്നു അങ്ങനെ കണ്ണൂര് കഴിഞ്ഞ് കാസർകോട് കഴിഞ്ഞ് മംഗ്ളൂര് എത്താൻ സമയം ആയപ്പോഴാണ് അവർക്കും seat കിട്ടിയത് അങ്ങനെ അവരും ഇരുന്ന് ഒന്ന് settle ആയി അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അങ്ങനെ seat കിട്ടി രാത്രി നിന്ന് ഉറങ്ങേണ്ടിവരുന്ന അവസ്ഥ വരുവോന്ന് കരുതിയതായിരുന്നു അപ്പോഴെക്കും മംഗ്ളൂര് എത്തിയപ്പോൾ seat കിട്ടി തിരക്കൊക്കെ ഒഴിഞ്ഞു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 രാത്രിയാണല്ലോ അപ്പൊ കൊറേ ഏർ അന്യ സംസ്ഥാനക്കാരൊക്കെ ഇണ്ട് ഏർ അതുകൊണ്ട് തന്നെ നമ്മക്ക് പേടിയാണ് ഉറങ്ങാൻ നമ്മളെ bag ഉം കാ കാര്യങ്ങളെല്ലാം വെച്ച് ഉറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു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 അവര് കയറി അങ്ങനെ കൊറേ കണ്ടാൽ തന്നെ നമ്മക്ക് പേടിയാവും അത് hans എന്ന hans ലഹരി അതൊക്കെ ഉപയോഗിക്കുന്നവരാണ് കണ്ടാൽ തന്നെ മനസിലാകും അവരെ നമ്മക്ക് പേടിയാവാൻ തുടങ്ങി ഇന്ന് രാത്രിത്തെ എങ്ങനെയാണ് കഴിച്ചു കൂടുക അങ്ങനെ ആയി അപ്പോഴാണ് ഞങ്ങള് ഞങ്ങക്ക് ഒരു തുണ എന്നുള്ള രീതിയിൽ ഒരാള് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഒരു മലയാളിയാണ് അയാള് അതുവരെ അപ്പറത്തെ ബോഗിലായിരുന്നു അയാള് seat കണ്ട് ഞങ്ങളുടെ ബോഗിലേക്ക് വരുകയായിരുന്നു അയാളാണെങ്കിൽ ഒരു പോലീസായിരുന്നു അയാൾ training ൻ്റെ ആവശ്യം ആയിട്ട് എന്തോ ഡൽഹിലേക്ക് പോവുകയായിരുന്നു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

അങ്ങനെ അന്ന് അയാൾ ആ ഒരു പോലീസ് വ്യക്തി ഞങ്ങക്ക് food തന്ന് സഹായിച്ചു അന്ന് രാത്രി അയാൾ beef ഉം ചപ്പാത്തിയും തന്നിട്ടാണ് ഞങ്ങളെ സഹായിച്ചത് അ അയാളുടെ പേര് ഷറഫുദീൻ എന്നാണ് മുസ്ലീം ആയിരുന്നു അങ്ങനെ നല്ല സ്നേഹബന്ധത്തിൽ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടിയതുകൊണ്ട് അന്ന് രാത്രി ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ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 അങ്ങനെ നാല് ദിവസത്തെ ഡൽഹി സന്ദർശനം നാലാമത്തെ ദിവസം ഞങ്ങൾ ആഗ്രയിൽ പോയി ആഗ്രയിലും ആഗ്രയിലേക്കും train ലാണ് യാത്ര ചെയ്‌തത്‌

ബുദ്ധിമുട്ടായിരുന്നു കാരണം ticket ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ generalticket തന്നെയാണ് എടുത്തത് എന്തായാലും ഇങ്ങോട്ട് എത്തിയപ്പോലെ അങ്ങോട്ടേക്കും തിരിച്ച് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ കൊഴപ്പൊന്നും ഇല്ലാതെ എത്തും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ എന്തായാലും ticket എടുത്തു general ticket എടുത്ത് general compartment ൽ കയറി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 ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ bag എല്ലാം birth ല് ഒരു ഒരാളുടെ അടുക്കൽ വെച്ച് കൊടുത്ത് ഞങ്ങൾ അടിയിൽ ഇരുന്നൊറങ്ങുന്ന ഞങ്ങൾ കാലോണ്ട് ചവിട്ടുന്ന സ്ഥലത്ത് ഇരുന്ന് ഉറങ്ങണ്ട അവസ്ഥ അന്ന് ഞങ്ങക്ക് ഉണ്ടായി ഞങ്ങൾ train ticket മുൻകൂട്ടി book ചെയ്യാത്തതു കൊണ്ടുള്ള ഒരു കൊഴപ്പമാണ് ഏർ ഇത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹിച്ചു അന്ന് രാത്രി അങ്ങനെ ഞങ്ങള് കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ ആയ പ്പെ ആയപ്പോഴേക്കും സ്ഥലം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ തിരക്ക് ഒഴിഞ്ഞിരുന്നു ഞങ്ങക്ക് ഇരിക്കാനുള്ള seat ഉം ഒക്കെ ലഭിച്ചു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 സുഖമായി ഏർ അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി ഞങ്ങള് ഉച്ചയ്ക്കുള്ള food ഞങ്ങള് railway നിന്നാണ് കഴിച്ചത് raiway food ആയിരുന്നു സത്യം പറയാലോ വളരെ മോശം food ആണ് railway food ഒന്നും തോന്നരുത് അപ്പൊ ഞങ്ങള് ഉച്ചയ്ക്ക് അങ്ങനെ കഴിച്ചു ഇനി നമ്മള് എന്തായാലും അന്ന് കഴിക്കുന്നില്ലാന്ന് തീരുമാനിച്ചു പിന്നെ ആ malayalees ഞങ്ങളെ food തന്ന് സഹായിക്കുകയായിരുന്നു നല്ല സ്നേഹമുള്ള family ആയിരുന്നു ഒരു ചെറിയ മകനൊക്കെ ഉണ്ട് അതു കൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് ഞങ്ങളെ കഷ്ടപ്പാട് മനസ്സിലായതു കൊണ്ട് അവര് ഞങ്ങക്കും food തന്ന് സഹായിച്ചു കൊഴപ്പില്ലാത്ത രീതിയിൽ ഞങ്ങളും അവരോട് സഹകരിച്ചു സംസാരിച്ചു നല്ല friendly ആയി ആഹ് യാത്ര തുടർന്നു അങ്ങനെ തിരിച്ച് തമിഴ്‌നാട്‌ ഭാഗം എത്തിയപ്പോഴേക്കും നല്ല വട ലഭിക്കാ ല ലഭിക്കാൻ തുടങ്ങി നല്ല taste ഉള്ള വട ബാക്കിയുള്ളവർത്തൊ ബാക്കിയുള്ളടങ്ങളിലൊക്കെ ഹും വലിയ അവരുടെ മസാല ആ സംസ്ഥാനത്തെ മസാല ഉപയോഗിച്ച് ഉണ്ടാക്കുണ വട samoosa അങ്ങനത്തെ ആയിരുന്നു പക്ഷെ തമിഴ്‌നാട് എത്തിയപ്പോഴേക്കും നമ്മടെ രുചിയിലേക്ക് എത്താൻ തുടങ്ങി അങ്ങനെ അന്ന് രാത്രിക്കെത്തെ രാത്രിയിലുള്ള food ഞങ്ങൾ വിശപ്പ് മാറ്റിയത് വടയും ചായയും കഴിച്ചായിരുന്നു പിറ്റേ ദിവസം

അവിടെ അവിടെ നിന്നും ഞങ്ങൾ കോയമ്പത്തൂരേക്ക് ഒരു ഒരു ഒന്നര ആയപ്പോഴേക്കും കോയമ്പത്തൂര് എത്തി കോയമ്പത്തൂര് എത്തിയപ്പോ ഞങ്ങക് പുതിയ ഒരാളെ പരിചയപ്പെടുകയുണ്ടായി ഒരു സ്ത്രീയായിരുന്നു അഹ് ആ സ്ത്രീ ഒരു beggar ആയിരുന്നു ഞങ്ങള് അതിശയിച്ചുപോയി ആ beggar എന്ന് പറഞ്ഞ സ്ത്രീയെ കണ്ടിട്ട് കാരണം ഞങ്ങളോട് അത്രയും നേരം സംസാരിച്ചു അവസാനം ഞങ്ങള് ഞാൻ ആണ് ചോദിച്ചത് ഏർ എന്താണ് നിങ്ങളെ ജോലി നിങ്ങൾ എന്തെങ്കിലും ജോലി ആവശ്യത്തിനി പാലക്കാട്ടേക്ക് വരുകയാണോ എന്തെങ്കിലും teacher നമക്ക് കണ്ടാൽ ഒരു ക്രിസ്ത്യാനി ചേച്ചിയുടെ look ആണ് നമുക്ക് പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ teacher അങ്ങനെ ന്ന് നമുക്ക് തോന്നുക പക്ഷെ എല്ലാം തെറ്റിച്ചു കൊണ്ട് അവർ പറഞ്ഞു ഞാൻ ഒരു beggar ആണ് അപ്പൊ അപ്പൊ എനിക്ക് അതിശയം തോന്നി പക്ഷെ നിയാസിനി കാര്യം ആദ്യം തന്നെ പിടിത്തം കിട്ടിയിരുന്നു അതുകൊണ്ട് അവൻക്ക് അതിശയഒന്നും തോന്നിയില്ല അങ്ങനെ ഒര അങ്ങനെ ഒരാളെയും ഈ യാത്രയിൽ പരിചയപ്പെട്ടു train യാത്ര നല്ല അടി അടിപൊളി നല്ല രസകരമായ യാത്രയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു

ഏർ അതുപോലെ ഡൽഹിയിൽ ഞങ്ങൾ കുറെ കാഴ്ച്ച കണ്ടു എല്ലാവരും ഡൽഹി ഒക്കെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക അതുപോലെ താജ്‌മഹൽ ഒക്കെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക hi hello നമസ്കാരം ഞാനിപ്പോ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ലഹരി ഉപയോഗവും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് പ്പൊ നമ്മ അപ്പൊ നമ്മുടെ കേരളംന്ന് പറയുന്നത്

നവോത്ഥാന നായകന്മാർ അടിത്തറയിട്ട സാമൂഹിക ഭൂമിയിൽ നിന്ന് നമ്മൾ പടു പടുത്തുയർത്തിയത് ഒട്ടും ചെറുതല്ലാത്ത നേട്ടങ്ങളാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ഒരു പക്ഷെ വികസ്വര രാജ്യങ്ങൾക്കുമൊക്കെ മാതൃകയാവുന്ന തരത്തിലുള്ളതാണ് പൊതു വിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തുമൊക്കെ നമ്മൾ കരഗതമാക്കിയ നേട്ടങ്ങൾ മാനവ വികസന സൂചികയിൽ മുന്തിയസ്ഥാനമാണ് കേരളത്തിനുള്ളത് ഉദ്ബുദ്ധമായ സാമൂഹിക രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളികൾ സാമൂഹികവും ജാതീയവുമായ അസമത്വങ്ങൾക്കെതിരെയാണ് മലയാളിയുടെ പൊതു മനസ്സ് എന്നാൽ നമ്മുടെ സാമൂഹിക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 മലയാളിയുടെ മദ്യപാനശീലം മദ്യവും മലയാളിയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മദ്യത്തിൻ്റെ ഉപഭോഗം മനുഷ്യൻ്റെ ആരോഗ്യത്തെ ശിഥിലമാക്കുമെന്നത് നിസ്തർക്കമായ വസ്തുതയാണ് മറ്റേതൊരു ജന സമൂഹത്തെക്കാളും ഈ തിരിച്ചറിവ് ഉള്ളവരാണ് നമ്മൾ എന്നിരുന്നാലും ലക്ഷക്കണക്കിന് case മദ്യമാണ് നമ്മൾ പ്രതിവർഷം കുടിച്ചു തീർക്കുന്നത്

രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് നമ്മുടെ മുഖ്യ ഭക്ഷ്യ ധാന്യമായ അരി വാങ്ങാൻ നമ്മൾ ചെലവിടുന്നതിൻ്റെ മൂന്നിരട്ടിയിലേറെ തുക മദ്യം വാങ്ങാൻ മലയാളി വർഷം തോറും ചെലവിടുന്നുണ്ട് ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ മൂന്നു ശതമാനത്തിൽ താഴെ വരുന്ന കേരളത്തിലാണ് ഇന്ത്യയിൽ ആകെ ഉല്പാദിപ്പിക്കുന്ന indian നിർമിത വിദേശ മദ്യത്തിൻ്റെ പതിനാലു ശതമാനം ഉപഭോഗം ചെയ്യുന്നത് മദ്യപിക്കുന്ന പുരുഷന്മാരുടെ അനുപാതം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ പഞ്ചാബും മഹാരാഷ്ട്രയുമൊക്കെ നമുക്ക് പിന്നിലാണ് സൂര്യന് കീഴിലുള്ള ഏത് കാര്യത്തിലും ശുചി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 പഠനവിധേയമാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത് മറ്റൊന്നാണ് മദ്യാസക്തിയിൽ പെട്ട് പോയവർ നൂറ്റാണ്ടുകളായി കേരളത്തിൽ മദ്യത്തിൻ്റെ ഉല്പാദനവും വിതരണവുമുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട് എന്നാൽ ഇത്ര കണ്ട് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനത്തെ മദ്യം പിടികൂടിയിട്ട് ഒരു ദശകം പോലുമായിട്ടില്ലെന്ന് കണക്കുകൾ പറയുന്നു കഴിഞ്ഞ അഞ്ചെട്ടു വർഷങ്ങൾ കൊണ്ട് ദ്രുതഗതിയിലാണ് മദ്യോപഭോഗം വർധിച്ചത് കേരളത്തിലെ പുരുഷന്മാരിൽ ഗണ്യമായ ശതമാനം

മസ്തിഷ്കത്തിൽ രാസപരിണാമങ്ങൾ വരുത്തുകയും തുടർന്ന് മദ്യപാനി മദ്യാസക്തിയിലേക്ക് വഴുതിവീഴുകയും ചെയ്യുന്നു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 എന്നാൽ അവര് അതിനു ശ്രമിക്കുന്നില്ല ന്നാണ് ഏർ നമുക്ക് പറയാൻ കഴിയ അനുകൂലമായ സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും മദ്യപിക്കാൻ അവസരമൊരുക്കുകവഴി മദ്യപന്മാർ മദ്യപാനം അവസാനി അവസാനിപ്പിക്കാമെന്നു വിചാരിക്കാറില്ലെന്നു മാത്രം കാരണം ഇപ്പൊ നമ്മള് ഏർ എന്തൊരു party ഉണ്ടാക്കുകയാണെങ്കിലും നമുക്കാദ്യം വേണ്ടത് മദ്യാണ് എന്തൊരു ഒരു കു ട്ടി പ്രസവിച്ചാലടക്കം നമുക്ക് ആദ്യം ഉം ചെലവ് എന്ന് പറഞ്ഞാല് വേണ്ടത് ആഹ് ആൾക്കാർക്ക് വേണ്ടി വരുന്ന ഒന്നാണ് മദ്യം എന്തെങ്കിലും function ആയാലും എന്ത് എന്ത activity ആയാലും

ഉറച്ച നിലപാടെടുക്കാൻ തക്ക കരുത്തുള്ള മനസിൻ്റെ ഉടമയാണെങ്കിൽ പോലും നിരന്തരമായ മദ്യപാനം മൂലം ഒരാൾക്കുണ്ടാകുന്ന ആശ്രിതത്വം കാരണം മദ്യത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിമോചിതനാക്കാൻ കഴിഞ്ഞില്ലെന്നു വരാം കാരണം എത്ര ആഹ് ഉം ഉം വേഗം ആഹ് ഒരു മദ്യപാനിയാണെങ്കിലും നമ്മൾ നിർത്തും ഇനി ഞാൻ കുടിക്കില്ല എന്ന് വിചാരിച്ചാൽ പോലും അയാൾക്ക് പിന്നിം പിന്നിം അതൊന്നു കുടിച്ചു നോക്കാൻ ഒരു ഒരു ഒരു ഏർ ഒര ഉം അതൃപ്പമായിരിക്കും കാരണം കുടിച്ചു കുടിച്ചു പിന്നെ കുടിക്കാതാവുമ്പോ അവർക്കു വീണ്ടും വീണ്ടും അത് കുടിക്കാൻ തോന്നും മദ്യാസക്തിയിലേക്ക് വഴുതി വീഴുന്ന ഒരാളുടെ ഏർ ജീവിതത്തിലേക്ക് കെടുതികളുടെ പരമ്പരയാണ് വരാനിരിക്കുന്നത് കാരണം ഈ ഈ ഉം മദ്യപിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ അവരുടെ കുടുംബവും ബന്ധുക്കളും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 ഈ മദ്യങ്ങൾക്കൊന്നാലോ കൊടുക്കേണ്ടത് കനത്ത വിലയാണ് ഏർ വേറെ വേറെയൊരു സാധനം വാങ്ങാനോ അവർക്ക് പൈസയില്ലെങ്കിലും മദ്യം വാങ്ങാനൊക്കെ അവർക്ക് പൈസയില്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അവസ്ഥ വരെയുണ്ട് ഹും മദ്യാസക്തിയിൽപ്പെട്ടുപോയ ഒരാള് തൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് തന്നെ ഇൻ ഇന്നെങ്ങനെ മദ്യപിക്കാം എന്നാലോചിച്ചു കൊണ്ടായിരിക്കും കാരണം ഇന്ന് എങ്ങനെയെങ്കിലും

ക ആഹ് ദിവസം ആരംഭിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഇന്നും മദ്യപിക്കാമല്ലോ എന്ന സന്തോഷത്തോടെയായിരിക്കും സന്തോഷത്തോടെയായിരിക്കും എന്നാൽ ആ സന്തോഷത്തിനു അല്പായുസ്സായിരിക്കും കാരണം മദ്യാസക്തനെ കാത്തിരിക്കുന്നത് അനവധി രോഗങ്ങളാണ് ശരീരത്തിലെ അനവധി ഏർ രോഗങ്ങളാണ് കാത്തിരിക്കുന്നത് ശരീരത്തിലെ ഏതാണ്ടെല്ലാം അവയങ്ങളെയും പ്രത്യേകിച്ചു കരൾ ഹൃദയം മസ്തിഷ്‌കം ആമാശയം തുടങ്ങിയ പ്രധാന ആന്തരാവയവങ്ങളെയെല്ലാം തകരാറിലാക്കുന്ന മദ്യം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുസ്ഥിതിയെ തകരാറിലാക്കുന്നു കാരണം നമ്മൾ മദ്യപിക്കുന്നത് കാരണം നമ്മുടെ ഏർ ശരീരത്തിനുള്ളിലെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുകയാണ് ചെയ്യുന്നത് അത് ബാധിക്കുകയാണ് നമ്മുടെ കരളായാലും വൃക്കയായാലും അവര് അറിയുന്നില്ല ഏർ ഈ കുടിക്കുന്നതിൻ്റെ രസം അവരറിയുന്നില്ല അവരപ്പോഴത്തെ സുഖം മാത്രേ നോക്കുന്നുള്ളു പക്ഷെ നമ്മുടെ ഏർ ഏർ വയറിനുള്ളിലെ ശരീരത്തിലുണ്ടാകുന്നത് അവരെന്താണെന്നു അറിയുന്നില്ല പിന്നീടത് ഹും അധികമായി അത് നമ്മുടെ ഓരോ അവയവങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴെ അവർക്കതിൻ്റെത് മനസിലാവുകയുള്ളു ആഹ് മദ്യം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വസ്ഥിതിയെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ ജൈവ ഘടികാരത്തിൻ്റെ താളാത്മകതയെയാണ് മദ്യം തകിടം മറിക്കുന്നത് ആഹ് അവരുടെ ശരീരത്തിനവര് വലിയ വില കൊടുക്കേണ്ടി വരും പക്ഷെ അതവര് മനസിലാക്കുന്നില്ല അവരുടെ ശരീരം ദിനംപ്രതി ദിനംപ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ന്നതവര് മദ്യാസക്തിയിൽ പെട്ട് പോയി അവർക്കത്തിന്റെ ഒരു തുള്ളി രുചി പോലും ആഹ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയാതെയായി വേറെന്തില്ലെങ്കിലും ഭക്ഷണം പോലുമില്ലെങ്കിലും അവർക്ക് മദ്യം ഏർ മദ്യം കൂടാതെ കഴിയില്ല എന്നൊരു

കഴിയണംന്നില്ല അവർക്കത് നിർത്താൻ കഴിയൂല എന്ത് വില കൊടുത്തും ഉം അവരത് വാങ്ങിക്കാൻ തന്നെ ശ്രമിക്കും ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനെൻ്റെ topic ഇവിടെ അവസാനിപ്പിക്കുന്നു

ലിയോ എന്ന വിളിക്കപ്പെടുന്ന ലിയോണൽ അന്ദ്രാസ് മെസ്സി ജനനം june ഇരുവത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിലവിൽ league oneP. S. G യിലും അര്ജൻറ്റീന ദേശിയ team ലും forward ആയി കളിക്കുന്നു തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച footballer football കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കുന്നു മെസ്സി തൻ്റെ ഉരുവത്തി ഒന്നാം വയസ്സിൽ european football of the year FIFA ലോക footballer of the year എന്നീ പുരസ്കാരങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഇരുവത്തി രണ്ടാം വയസ്സിൽ അദ്ദേഹം ആ രണ്ട പുരസ്കാരങ്ങളും കരസ്ഥമാക്കുകയും ചയ്തു രണ്ടായിരത്തി ഇരുവത്തി ഒന്നിൽ ലഭിച്ച ഏഴാമത് ballon d'or ഓടെ ballon d' or ഈ ബഹുമതി ഏഴു തവണ നേടുന്ന ആദ്യ കളിക്കാരനായി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് രണ്ടരത്തി ഇരുവത്തി രണ്ട് രണ്ടായിരത്തി ഇരുവതി രണ്ടു ഇലെ ഫിഫ ലോക cup ൽ അദ്ദേഹം ലോക cup goldenball നേടി ഇദ്ദേഹത്തെ പലപ്പോഴും ഇതിഹാസതാരം ഡിയാഗോ മറൊഡോണയുമായി സാമ്യപ്പെടുത്താറുണ്ട് മറഡോണ തന്നെ മെസ്സിയെ തന്നെ മെസ്സിയെ തൻ്റെ പിൻഗാമി എന്ന് വിശേഷി വിശേഷിച്ചിട്ടുണ്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങീരുന്ന അദ്ദേഹത്തിൻറെ കഴിവ് ബാർസലോണ വളരെ വേഗം തിരിച്ചറിഞ്ഞു ബാഴ്സലോണ club അദ്ദേഹത്തിന് ഉയരകുറവിന് ചികിത്സ നിർദ്ദേശിച്ചു അതിനാൽ റൊസാരിയോ എന്ന സ്ഥലത്തെ club ആയ ന്യൂ വേൾഡ് ഓൾഡ് ബൗയ്‌സ് team ഇത് നിന്ന് അദ്ദേഹം വിട്ടുപോരുകയും കുടുംബത്തോടപ്പം യൂറോപ്പിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചു season ഇൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം നേടി അങ്ങനെ club നായി goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന

record അദ്ദേഹം സ്വന്തമാക്കി അദ്ദേഹത്തിന്റെ ആദ്യ season ഇത് തന്നെ ബാലൻ ബാർസിലോണ ലാലിഗ കപ്പ് നേടി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് season ഇലാണ് അദ്ദേഹം മികച്ച പ്രകടനം പ്രകടനം കാഴ്ച്ചവെച്ചത് classic മത്സരത്തിൽ el classicoel classico യിൽ ഒരു hat trick നേടിയതടക്കം ഇരുവത്തിആറ് മത്സരങ്ങളിൽ നന്നായി പതിനാല് goal കൾ നേടി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ season ഇൽ അദ്ദേഹം മുപ്പത്തി എട്ട് goal കൾ നേടി ആ season ഇത് ബാർസിലോണ മൂന്ന് കിരീടങ്ങൾ നേടിയപ്പോൾ team ഇന്റെ പ്രധാന ആയുധം മെസ്സി ആയിരുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ season ഇത് അദ്ദേഹം എല്ലാ മത്സരങ്ങളിലുമായി നാല്പത്തി ഏഴ് goal കൾ നേടുകയും ബാർസിലോണക്കായി ഒരു season ഇൽ ഏറ്റവും കൂടുതൽ goal നേടുക നേടുക യെന്ന ബഹുമതി റൊണാൾഡോയോടൊപ്പം പങ്കിടുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിലേ ഫിഫ world youth championship ഇൽ മെസ്സിയായിരുന്നു ഏറ്റവും കൂടുതൽ goal കൾ നേടിയത് final ഇൽ നേടിയ രണ്ടു goal കൾ അടക്കം ആകെ ആറു goal ആണ് ആ championship ഇൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതിനുശേഷം അദ്ദേഹം ആർജിന്റീന team ലെ സ്ഥിരം അംഗമായി ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായി അദ്ദേഹം മാറി രണ്ടായിരത്തി ഏഴിലെ കോപ്പാ അമേരിക്കയിൽ രണ്ടാം സ്ഥാനക്കാരുംമായി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഏട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സ്ഇൽ ജേതാക്കളായ അർജന്റീന team ഇൽ മെസ്സിയും ഒരു അംഗമായിരുന്നു ആ വിജയത്തോടെ ആ വിജയത്തോടെ അദ്ദേഹത്തിന് ആദ്യ

അന്താരാഷ്ട്ര പുരസ്‌കാരം ലഭിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് december ഒമ്പതിന് ഒരു calender ഏറ്റവുമതികം goal നേടുന്ന കളിക്കാരൻ എന്ന record ഇൽ ഗെറാഡ് മുള്ളറെ മറികടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് december ഇരുവത്തിമൂന്നിന് ഒരു calender ഒരു വർഷം തൊണ്ണൂറ്റി ഒന്ന് goal എന്ന സർ കാല record സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുവത്തിരണ്ടിൽ ഖത്തർ ഇൽ വെച്ചു നടന്ന ഫിഫ വേൾഡ് കപ്പി അർജന്റീനയെ വിജയികൾ ആകുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചു പലപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കാക്കപ്പെടുകയും എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായി പരക്കെ കണക്കാക്കപ്പെടുകയും ചയ്യുന മെസ്സി record ഏഴ് ballon d'or award കൾ നേടിയിട്ടുണ്ട് മെസ്സിയുടെ ആദ്യ കാല ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ june ഇരുവത്തി നാലിന് ജോർജ് ഹെറോസിയോ മെസ്സിയുടെയും സെലിയാ മറിയ കുചിറ്റീനിയുടെയും മകനായി അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്താണ് മെസ്സി ജനിച്ചത് മെസ്സിയുടെ അച്ഛൻ factory തൊഴിലാളിയും 'അമ്മ തൂപ്പുകാരിയുമായിരുന്നു ഇറ്റലിലെ അങ്കോണ എന്ന നഗരത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കോടിയേരിപ്പാർത്തതാണ് മെസ്സിയുടെ പൂർവികരായ അഞ്ചിലോമെസ്സി അദ്ദേഹത്തിന് റോഡ്രിഗോ എന്നും മത്യാസ് എന്നും പേരുള്ള രണ്ടു ജ്യേഷ്ഠന്മാരും ഉണ്ട് കൂടാതെ മരിയ സോൾ എന്നും പേരുള്ള ഒരു സഹോദരിയും അഞ്ചാം വയസ്സിൽ തൻ്റെ അച്ഛൻ പരിശീലിപ്പി

പ്രാദേശിക പട്ടണമായ റൊസാരിയോവിലെ ഒരു club ആയ ന്യൂ വേൾഡ് ഓൾഡ് ബോയ്സിൽ ചേർന്നു പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച ചക്കു ആവിശ്യമായ hormone കുറവ് തിരിച്ചറിയപ്പെട്ടു അർജന്റീനയിലെ ഒരു പ്രമുഖ club ആയ റിവർ പ്ലേറ്റിന് മെസ്സിയുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു എങ്കിലും മാസം തോറും തൊള്ളായിരം dollar ചെലവാക്കികൊണ്ട് അദ്ദേഹത്തെ ചികിൽസിക്കാൻ അവർക്ക് കഴിയില്ല എന്നാൽ ബാർസലോണയുടെ

ലയി മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിനു ശേഷം

എന്നവർ പറഞ്ഞു അതിനനുസരിച്ചു അദ്ദേഹത്തിൻറെ കുടുംബം യുറോപ്പിലേക്ക് മാറിത്താമസിക്കുകയും അദ്ദേഹം club ൻറെ youth team കളിൽ കളി കളിച്ചു തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ രണ്ടു ബന്ധുസഹോദരർ football ആയി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു

പതിനാറു വർഷവും ദിവസവുമായിരുന്നു പോർട്ടോയുമായുള്ള സൗഹൃദ മത്സരത്തിലൂടെ മെസ്സി തൻ്റെ ആദ്യ

ബാർസലോണയിൽ തന്നെ ബ്രോജൻ ക്രിച് ക്രിക്കിച്ച് തകർത്തു രണ്ടായിരത്തി അഞ്ചിൽ മെയ് ഒന്ന്നിന് ആൾബസ്റ്റ ക്കെതിരെ അദ്ദേഹം തൻ്റെ ആദ്യ

ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മെസ്സി മാറി മെസ്സിയുടെ സഹായ മെസ്സിയുടെ സാഹത്തോടെ നേടിയ ഒരു goal ലൂടെ ബോജൻ ക്രിക്കിച്ച് ആ record ഉം തകർത്തു മെസ്സി തൻ്റെ മുൻ coach ആയ റൈക്കാർഡിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹമാണ് എൻ്റെ കാളി ജീവിതം തുടങ്ങി വെച്ചത് എന്ന വസ്തുത ഞാനൊരിക്കലും മറക്കില്ല എൻ്റെ പതിനാറോ പതിനേഴോ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടായിരത്തിഅഞ രണ്ടായിരത്തി ആറ് season ഇൽ മെസ്സിയുടെ പ്രകടനം september പതിനാറ് മൂന്നു മാസത്തിനിടയിൽ രണ്ടു തവണയും ബാർസിലോണ മെസ്സിയുമായുള്ള കരാർ പുതുക്കി ആ പ്രാവിശ്യം അദ്ദേഹം ഒന്നാം ഒരു team ലേക്ക് തിരഞ്ഞെടുത്തു കൊണ്ടാണ്

പൗരുത്വം നേടി അതോടെ അദ്ദേഹം ലാലിഗയിൽ കളിക്കുന്നതിന് പൂർണ്ണ സജ്ജനായി september ഇരുവതി ഏഴിന് യുവേഫ ചാമ്പിയൻസ് ലീഗിൽ ഇറ്റാലിയൻ club ആയ ഉദീസിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശികളുമായുള്ള കളി അദ്ദേഹം പകരക്കാരനായി ഇറങ്ങിയപ്പോൾ camp new ലെ ബാഴ്‌സലോണയുടെ ആരാധകർ എഴുനേറ്റു നിന്ന് നിന്ന് കൊണ്ട് സ്വാഗതം ചയ്തു അദ്ദേഹത്തിന്റെയും റൊണാൾഡോ റൊണാൾഡിനോവിന്റെയും കൂട്ടുകെട്ട് ആരാധകർക്ക് വിരുന്നൊരുക്കി മെസ്സി ആ season ഇത് പതിനേഴു മത്സരങ്ങളിൽ നിന്നായി ആറ് goal സ്വന്തമാക്കി കൂടാതെ ആറു ചാമ്പ്യൻസ് ലീഗ് കളികളിൽ